ആ സുഖമാണ്. എവിടെയാണ്? മംഗലാപുറത്തല്ലേ ഇപ്പോൾ ഉള്ളത്?

ങ്ഹാ. എന്തായി പിന്നെ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല.കഴിച്ചില്ല. കഴിക്കണത്രെ. നീയോ? ആ ഇല്ല. ഞാനും കഴിച്ചില്ല. എന്താണ് രാത്രി കഴിക്കാറ്? ചപ്പാത്തി ആണ് കഴിക്കാറ്. ചപ്പാത്തി, ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഉണ്ടാവുന്നത്. ചപ്പാത്തിയും ഉണ്ടാകും, ചോറും ഉണ്ടാകും. നീ എന്താണ് കഴിക്കുക? ങ്ഹാ, ഞാനിവിടെ അഹ് അങ്ങനെയെന്തെങ്കിലും ഒക്കെ ആണ്. ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അങ്ങനെയെന്തെങ്കിലും ഒക്കെ കഴിക്കും. അഹ് അപ്പോൾ വീട്ടിൽ നിന്നാണോ കഴിക്കുന്നത്? പുറത്ത് അല്ല. ഞാൻ ഇവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്നുള്ള ആന്റി എനിക്ക് പാകം ചെയ്തു തരും. അപ്പോൾ അവിടുന്നാണ് ഞാൻ കഴിക്കുന്നത്.

ആ. ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? പോഷകങ്ങൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണം തന്നെയാണോ കഴിക്കുന്നത്? ആ ഇവിടെ നല്ലൊരു, ഭ, നല്ലൊരു സമീകൃതാഹാരം ഉള്ള ഭക്ഷണരീതിയാണുള്ളത്. ഇവിടെ നമുക്ക് എല്ലാത്തരം ഭക്ഷണവും ലഭിക്കുന്നുണ്ട്. ആ പുറത്തുനിന്ന് ഭക്ഷണം അധികം കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ.

എങ്ങനെ ഈ പ്രോട്ടീൻ അതുപോലെതന്നെ അന്നജം ആവശ്യത്തിന് നല്ല നല്ല രീതിയിലുള്ള കൊഴുപ്പ് എന്നതൊക്കെ ആവശ്യത്തിന് അടങ്ങിയിട്ടുള്ള സമീകൃതാഹാരം തന്നെയാണോ മുന്നോട്ടു പോകുന്നത്? അതെയതെ. ഇവിടെ ഒരു നല്ലൊരു ഭക്ഷണ രീതി നല്ലൊരു ചിട്ടയായ ഭക്ഷണരീതി ആണുള്ളത്.

അപ്പോൾത്തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യവും ഉണ്ടാകുന്നതാണ്. ആ അതുതന്നെയാണ്. കാരണം നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ ആരോഗ്യത്തിന്റെ പ്രധാനഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിയ്ക്കാൻ വന്നതുപോലെ തന്നെ പുറത്തുന്നുള്ള ഭക്ഷണം കുറച്ചാൽത്തന്നെ നമുക്ക് ആരോഗ്യത്തോടെയുള്ള നല്ല ഭക്ഷണം കഴിച്ചാൽത്തന്നെ ആരോഗ്യമുണ്ടാകും. അല്ലെ ചൈതന്യ? അതെയതെ. നമ്മുടെ രോഗങ്ങളൊക്കെ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ വൃന്ദയിപ്പോൾ അവിടെ നല്ലൊരു ഭക്ഷണരീതിയാണോ ഉള്ളത്? അതെയതെ. ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ എന്റെ എന്താപറയുക, സമയത്തിനനുസരിച്ച് എല്ലാ സമീകൃതാഹാരം തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള ഭക്ഷണം താങ്കൾ പറഞ്ഞതുപോലെതന്നെ കൂടുതലായി കഴിക്കാറില്ല. എപ്പങ്കിലും കുറച്ചു കഴിച്ചാലായി. അത്രയേ ഉള്ളൂ. ആ. വൃന്ദയ്ക്ക് ഏതു രീതിയിലുള്ള ഭക്ഷണമാണിഷ്ടം? എനിക്ക് എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. ചൈതന്യയ്ക്ക് മധുരമുള്ള ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നു. അല്ലെ ചൈതന്യ? അതെയതെ. എനിക്ക് മധുരമുള്ള ഭക്ഷണം, ഭക്ഷണ പദാർഥങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.

ആ ഇന്ന് ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിച്ചിരുന്നു. ഇന്ന് ഇവിടെ അടുത്ത വീട്ടിലെ ഒരു പരിപാടിക്ക് പോയിട്ട് അവിടെ നിന്ന് സദ്യ ആയിരുന്നു കഴിച്ചത്.

ചൈതന്യ ഇപ്പോഴും ഉച്ചയ്ക്ക് ചോറ് തന്നെയാണോ കഴിക്കാറ്? അതോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ഇന്നലെ ബിരിയാണിയായിരുന്നു. ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിയുമായിരുന്നു കഴിച്ചത്. ഇന്ന് ചോറ്, അവിയല്, അച്ചാർ, പപ്പടം, അങ്ങനെയുള്ളത്. ആ അതെയോ. ആഴ്ചയിലൊരിക്കലൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ മാംസത്തിൽ നിന്നുള്ള പോഷകഘടകങ്ങളും ആവശ്യമാണല്ലോ അല്ലെ?

പിന്നെ എങ്ങനെയാണ് ഈ പാൽ, മുട്ട, അതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ? കാരണം അത് ഒക്കെയാണല്ലോ ഈ കാൽസ്യത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. കാൽസ്യം അടങ്ങിയിട്ടുള്ളത്. ങ്ഹാ. ഞാനിപ്പോ പാലായിട്ട് തന്നെ കുടിക്കാറില്ല. കാപ്പിയായിട്ട് രണ്ടുനേരം കുടിക്കും. പിന്നെ മുട്ടയും ഉണ്ടാക്കാറുണ്ട്.

ങ്ഹാ, ഞാനിവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അതായത് കോളേജിന്റെ അടുത്തുള്ള താമസിക്കുന്ന സ്ഥലത്ത് ആഴ്ചയിലൊരു ദിവസം മുട്ട പുഴുങ്ങിയിട്ട് തരാറുണ്ട്. പിന്നെ പാൽ ഞാൻ വീട്ടിൽ വന്നാലേ ചായയായിട്ട് കുടിക്കാറുള്ളൂ. താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കട്ടൻ ചായയാണ് അധികവും കുടിക്കാറ്. അതെന്തുകൊണ്ടാണ് കട്ടൻ ചായ കുടിക്കുന്നത് വൃന്ദ? അത് എനിക്കവിടുത്തെ ഒരു കാലാവസ്ഥയിൽ ഒരു ചായ കുടിക്കാൻ അങ്ങനെ തോന്നാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കട്ടൻ ചായ ആണ് കുടിക്കാറ് കൂടുതലായിട്ട്. ങ്ഹാ. കട്ടൻ ചായയും നല്ലതുതന്നെ. പക്ഷെ ചായയായാലും കാപ്പിയായാലും അത്

രണ്ടുനേരം മാത്രം കുടിക്കാൻ നമ്മൾ നോക്കണം.

അതെയതെ. നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന, നല്ലൊരു ഭക്ഷണം കിട്ടിയാലേ എഹ് നമുക്ക് നല്ലൊരു ആരോഗ്യമുണ്ടാവുകയുള്ളൂ. അല്ലെ? അതെയതെ. ഇപ്പോൾ അജിനോമോട്ടോ പോലുള്ള രാസവസ്തുക്കളും പലതും നമ്മളിപ്പോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഇല്ലാത്ത നല്ല ഭക്ഷണം നല്ല സമയത്ത് കഴിച്ചാ നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താം. അല്ലെ ചൈതന്യ?

അതെ അപ്പൊ സുരക്ഷിതയായിട്ടുതന്നെ, മംഗലാപുരത്തായാലും നാട്ടിൽ വന്നാലും സുരക്ഷിതയായിത്തന്നെ കൃത്യമായി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിരിക്കൂ ചൈതന്യ. അതെ. വൃന്ദയോടും എനിക്ക് അങ്ങനെത്തന്നെയാണ് പറയാനുള്ളത്. സുരക്ഷിതമായിരിക്കൂ. നല്ല ഭക്ഷണത്തെ നോക്കൂ.